ആ ഇച്ചിരി ജോലിത്തിരക്കുകള് കാരണം ഇങ്ങനെ സംസാരിക്കാൻ ഒന്നും സമയം കിട്ടാറില്ലായിരുന്നു

അതായിരിക്കും കാര്യം ഇവിടെ മഴ തോരുന്നൂല്യ പെയ്തൊണ്ടേ ഇരിക്കേണ് ഇവിടെ ഇപ്പൊ ഇപ്പൊ കുറച്ച് തോർന്ന് നിക്കുവാ രാത്രി ഒക്കെ നല്ല മഴയായിരുന്നു

ഇവിടെ ഇതുവരെ പൊങ്ങീട്ടില്ല ഇപ്പൊ തോന്നും ഇപ്പോ വൈകീട്ട് ശേഷം ഇന്ന് രാത്രി ഇനി വീണ്ടും മഴ പെയ്യുവാണെങ്കിൽ നാളെ ആവുമ്പോഴത്തേക്കും എന്തായാലും വെള്ളം കേറും

അയ്യയോ ഇവിടെ ഞങ്ങടെ വീടിനടുത്ത കൊറച്ച് സ്ഥലങ്ങളിൽ ഒക്കെ വെള്ളം പൊങ്ങി

ഇല്ല വീട് കുറച്ച് ഉയരത്തിൽ ആയോണ്ട് ഇങ്ങോട്ട് വെള്ളം കേറീട്ടില്ല പക്ഷെ നമ്മുടെ കുറച്ച് അയൽക്കാരൊക്കെ അഹ് സാനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി

ക്യാമ്പിലേക്കല്ല പക്ഷെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒക്കെ ഇവിടെ ഇതുവരെ ക്യാമ്പ് ഒന്നും വന്നില്ല

ഓഹ് ഞങ്ങടെ പിന്നെ ഇവിടെ ആഹ് അടുത്ത് തന്നെ പുഴയും നദിയും കടലൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ വെള്ളം കേറാൻ എളുപ്പവാ

അതാ അപ്പൊ കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പിൽത്തെ വർഷവും വെള്ളം കേറിയതൊക്കെ ആള്കാർക്ക് പേടിയുണ്ട്

കഴിഞ്ഞ തവണ ഇവിടെ ആദ്യം ഒന്നും വല്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു കൊഴപ്പം ഒന്നും കാണത്തില്ല ആദ്യം ഒന്ന് മഴ തോരും പിന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലെന്ന് വിജാരിച്ച് ഇവിടെ തന്നെ നിക്കുവായിരുന്നു

അങ്ങിനെ ഇരുന്നപ്പോ രണ്ട്‌ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മഴ ഒരു നിലക്കും തോരുന്നില്ല വീണ്ടും ശക്തി കൂടി പെയ്യുവാണ് ചെയ്തത്

പിന്നെ അവസാനം വെള്ളം കേറി. വെള്ളം കേറി തുടങ്ങിയപ്പോഴും ആദ്യം വിചാരിച്ചു ഇവിടെ തന്നെ നിക്കാം തോരും എന്ന് പിന്നെ രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേക് എൻ്റെ ഒരു ബന്ധു വീട്ടിലോട്ട് മാറുവാണ് ചെയ്തെ

മ്മ്ഹ് മനസിലായി ഞങ്ങടെ ഇവിടുന്നും കഴിഞ്ഞ പ്രാവിശ്യം ക്യാമ്പിലേക്ക് എല്ലാവരേം മാറ്റിയാർന്നു മറ്റേ ഭയങ്കരായിട്ട് വെള്ളപ്പൊക്കം നടന്നില്ലേ

ഇപ്പൊ അങ്ങിനെ ഒന്നും ഇവിടെ കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മഴ പെയ്യുന്നത് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കില് എല്ലാവരേം ഇവിടുന്ന് ഒഴിപ്പിക്കുംന്ന് പണ്ടൊന്നും ഇത്ര പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പോം മഴക്കാലത്ത് മാത്രം അല്ല ഇപ്പൊ വർഷത്തിൽ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം ഒരു രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ ചേർത്ത് മഴ പെയ്ത് കഴിയുമ്പോ അപ്പോഴേ വെള്ളം കേറുകയാണ് ചെയ്യുക

മഴയേ പെയ്ത അപ്പോഴേ വെള്ളപ്പൊക്കം തൊഴലാണെങ്കില് വയങ്കര മിച്ചവും സത്യം പിന്നെ ഇവിടെ നമ്മുടെ നഗരം ഒക്കെ പണിതതും എല്ലാരും വഴികളൊക്കെ ഇടുമ്പോ ഓടക്കൊന്നും സ്ഥലം കൊടുക്കില്ല അപ്പൊ വെള്ളം മഴ പെയ്താലും വെള്ളത്തിന് പോവാൻ വഴിയൊന്നും ഇല്ല അതവിടെ പിന്നെ അങ്ങിനെ കെട്ടിക്കേടക്കും ആഹ് അതാണ്. റോഡിൻറ്റെം

അവസ്ഥ വയങ്കര പരിതാപകരം ആണ് സത്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ പെയ്തതിന് ആഹ് കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ പെയ്തതിന് ശേഷം ഇവിടുത്തെ കുറെ പേര് വീടൊക്കെ വിറ്റിട്ട് പിന്നെ പോയി

ആഹ് പിന്നേം ഇവിടെ ഏഹ് അടുത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒക്കെ ഉള്ളവർ ഇനിയും അപ്പൊ പിന്നെ വീണ്ടും കാലാവസ്ഥ രൂക്ഷം ആവുന്നേല്ലെ ഒള്ളു നന്നാവുന്നില്ലലോ

പൊറത്തോട്ട് നോക്കിയാൽ റോഡെല്ലാം വെള്ളം കൊണ്ട് നറഞ്ഞ് കെടക്കുവാ ഓടയെല്ലാം നറഞ്ഞ് ഒഴുകി

രാത്രി മഴയാണെങ്കില് എന്തായാലും രാത്രി വരണ്ട

മനസിലായി ആഹ് അവിടെ എഹ് വീട്ടുകാർക്കൊക്കെ എങ്ങിനെ ഉണ്ട് ബുദ്ധിമുട്ട് വല്ലോം ഉണ്ടോ മഴ കാരണം തണുപ്പ് ബാക്കി ഉള്ള ആഹ് നല്ല തണുപ്പും ഇതൊക്കെ ആയിട്ട് ചെറിയ ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ട് ഒരു വിധം എല്ലാർക്കും

ഇനീപ്പോ വെള്ളം കെട്ടിക്കിടന്ന് കൊതു ഒക്കെ മുട്ട ഇട്ട്